എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ നമസ്കാരം
മൻകിബാത്തിന് നിങ്ങളിൽ നിന്നെല്ലാം എനിക്ക് ധാരാളം കത്തുകൾ ലഭിച്ചു
സാമൂഹിക മാധ്യമങ്ങളിലും നമോ Appലും എനിക്ക് ധാരാളം സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്
ഇതിന് ഞാൻ നിങ്ങളോട് വളരെ നന്ദിയുള്ളവനാണ്
ഈ പരിപാടിയിലൂടെ പരസ്പരം പ്രേരണാദായകങ്ങളായ പ്രയത്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനും ബഹുജന മുന്നേറ്റത്തിലൂടെ മാറ്റത്തിന്റെ കഥ രാജ്യത്തോടൊട്ടാകെ പറയാനുമാണ് ഞങ്ങളുടെ ശ്രമം
ഈ അദ്ധ്യായത്തിൽ രാജ്യത്തെ ഓരോ പൌരന്റെയും ജീവിതത്തിൽ വലിയ പ്രാധാന്യമുള്ള രാജ്യത്തിന്റെ അത്തരമൊരു ബഹുജന പ്രസ്ഥാനത്തെക്കുറിച്ചാണ് നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്
പക്ഷേ അതിനുമുമ്പ് ഇന്നത്തെ തലമുറയിലെ യുവാക്കളോട് 2425 വയസ് പ്രായമുള്ള യുവാക്കളോട് ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു
ചോദ്യം വളരെ ഗൌരവമുള്ളതാണ്
തീർച്ചയായും എന്റെ ചോദ്യത്തെക്കുറിച്ച് ചിന്തിക്കുക
നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് അവരുടെ ജീവിക്കാനുള്ള അവകാശം പോലും അപഹരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമോ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകണം
ഇത് അസംഭവ്യമാണ്
എന്നാൽ എന്റെ യുവസുഹൃത്തുക്കളെ ഇത് ഒരിക്കൽ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചു
വർഷങ്ങൾക്കുമുൻപ് 1975 ലെ കാര്യമാണിത്
ജൂണിൽ തന്നെയായിരുന്നു അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയത്
അടിയന്തരാവസ്ഥ നിലവിൽ വന്നത്
അത് രാജ്യത്തെ പൌരന്മാരിൽ നിന്ന് എല്ലാ അവകാശങ്ങളും എടുത്തുകളഞ്ഞു
അതിലൊന്ന് ഭരണഘടനയുടെ അനുഛേദം 21 പ്രകാരം എല്ലാ ഇന്ത്യക്കാർക്കും നൽകിയിട്ടുള്ള ജീവിക്കാനുള്ള അവകാശവും വ്യക്തിസ്വാതന്ത്ര്യവും ആയിരുന്നു
ഇന്ത്യയുടെ ജനാധിപത്യത്തെ തകർത്തെറിയാനുള്ള ശ്രമമാണ് അന്ന് നടന്നത്
രാജ്യത്തെ കോടതികൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ മാധ്യമങ്ങൾ എല്ലാത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി
അംഗീകാരമില്ലാതെ ഒന്നും അച്ചടിക്കാൻ കഴിയില്ലെന്നതായിരുന്നു സെൻസർഷിപ്പിന്റെ വ്യവസ്ഥ
പ്രശസ്ത ഗായകൻ കിഷോർകുമാർ സർക്കാരിനെ അഭിനന്ദിക്കാൻ വിസമ്മതിച്ചപ്പോൾ അദ്ദേഹത്തിന് നിരോധനം ഏർപ്പെടുത്തിയത് ഞാൻ ഓർക്കുന്നു
റേഡിയോയിലെ അദ്ദേഹത്തിന്റെ എൻട്രി നീക്കം ചെയ്തു
എന്നാൽ നിരവധി പരിശ്രമങ്ങൾക്കും ആയിരക്കണക്കിന് അറസ്റ്റുകൾക്കും ലക്ഷക്കണക്കിന് ആളുകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കും ശേഷവും ജനാധിപത്യത്തിലുള്ള ഇന്ത്യൻ ജനതയുടെ വിശ്വാസത്തിന് യാതൊരു ഉലച്ചിലും ഉണ്ടായിട്ടില്ല
ഇന്ത്യയിലെ നമ്മൾ ജനങ്ങളിൽ നൂറ്റാണ്ടുകളായി തുടരുന്ന ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ നമ്മുടെ സിരകളിൽ നിറഞ്ഞിരിക്കുന്ന ജനാധിപത്യ ചൈതന്യം വിജയം കണ്ടു
ഒടുവിൽ ജനാധിപത്യം തന്നെ വിജയിച്ചു
ഇന്ത്യയിലെ ജനങ്ങൾ ജനാധിപത്യ രീതിയിൽ തന്നെ അടിയന്തിരാവസ്ഥ അവസാനിപ്പിക്കുകയും ജനാധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു
സ്വേച്ഛാധിപത്യ മനോഭാവത്തെ ഏകാധിപത്യ പ്രവണതകളെ ജനാധിപത്യ രീതിയിൽ പരാജയപ്പെടുത്തുന്നതിനുള്ള അത്തരമൊരു ഉദാഹരണം ലോകത്തൊരിടത്തും കണ്ടെത്താൻ കഴിയില്ല
അടിയന്തരാവസ്ഥക്കാലത്ത് ജനങ്ങളുടെ സമരത്തിന് സാക്ഷിയാകാനും പങ്കാളിയാകാനും ജനാധിപത്യത്തിന്റെ പടയാളി എന്ന നിലയിൽ എനിക്കും ഭാഗ്യമുണ്ടായി
ഇന്ന് രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം ആഘോഷിക്കുമ്പോൾ അമൃത മഹോത്സവം ആഘോഷിക്കുമ്പോൾ അടിയന്തരാവസ്ഥയുടെ ഭയാനകമായ ആ നാളുകളെ നാം ഒരിക്കലും മറക്കരുത്
വരും തലമുറകളും മറക്കരുത്
അമൃത മഹോത്സവ് നൂറുകണക്കിന് വർഷത്തെ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിന്റെ വിജയഗാഥ മാത്രമല്ല സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 75 വർഷത്തെ യാത്രയെയും ഉൾക്കൊള്ളുന്നു
ചരിത്രത്തിന്റെ ഓരോ സുപ്രധാന ഘട്ടങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് നമ്മൾ മുന്നേറുകയാണ്
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ അവരവരുടെ ജീവിതത്തിൽ ആകാശവുമായി ബന്ധപ്പെട്ട ഭ്രമകൽപ്പനകൾ ഉണ്ടാകാത്തവരായി നമ്മിൽ ആരും തന്നെ ഉണ്ടാവില്ല
കുട്ടിക്കാലത്ത് ആകാശത്തിലെ ചന്ദ്രനും നക്ഷത്രങ്ങളും അവയെ പറ്റിയുള്ള കഥകളും നമ്മെ എല്ലാവരേയും ആകർഷിക്കുന്നു
യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ആകാശം തൊടുന്നത് അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന്റെ പര്യായമാണ്
ഇന്ന് നമ്മുടെ ഭാരതം പല മേഖലകളിലും വിജയത്തിന്റെ ആകാശം തൊടുമ്പോൾ ആകാശം അല്ലെങ്കിൽ ബഹിരാകാശം അതിൽ സ്പർശിക്കാതെ എങ്ങനെ മാറിനിൽക്കും കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മുടെ രാജ്യത്ത് ബഹിരാകാശ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി വലിയ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്
രാജ്യത്തിന്റെ ഇങ്ങനെയുള്ള നേട്ടങ്ങളിൽ ഒന്നാണ് ഇൻസ്പേസ് എന്ന ഏജൻസിയുടെ ആവിർഭാവം
ബഹിരാകാശ മേഖലയിൽ ഇന്ത്യയുടെ സ്വകാര്യമേഖലയ്ക്ക് പുതിയ അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഏജൻസിയാണിത്
ഈ തുടക്കം നമ്മുടെ രാജ്യത്തെ യുവാക്കളെ പ്രത്യേകമായി ആകർഷിച്ചു
നിരവധി യുവാക്കളിൽനിന്ന് ഇതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളും എനിക്ക് ലഭിച്ചിട്ടുണ്ട്
കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇൻസ്പേസിന്റെ ആസ്ഥാനം ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ നിരവധി യുവ സ്റ്റാർട്ടപ്പുകളുടെ ആശയങ്ങളും ആവേശവും ഞാൻ കണ്ടു
ഞാൻ അവരോട് ഒരുപാട് നേരം സംസാരിച്ചു
അവയെക്കുറിച്ച് അറിയുമ്പോൾ നിങ്ങൾക്കും ആശ്ചര്യപ്പെടാതിരിക്കാൻ കഴിയില്ല
ഉദാഹരണത്തിന് ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണവും വേഗതയും മാത്രം എടുക്കുക
കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത് ബഹിരാകാശ മേഖലയിൽ ആരും സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് ചിന്തിച്ചിട്ടു പോലുമില്ല
ഇന്ന് അവയുടെ എണ്ണം നൂറിലധികം ആയി
ഈ സ്റ്റാർട്ടപ്പുകളെല്ലാം ഒന്നുകിൽ മുമ്പ് ചിന്തിക്കാത്തതോ അല്ലെങ്കിൽ സ്വകാര്യമേഖലയ്ക്ക് അസാധ്യമെന്ന് കരുതിയതോ ആയ ആശയങ്ങളിൽ അധിഷ്ഠിതമായാണ് പ്രവർത്തിക്കുന്നത്
ഉദാഹരണത്തിന് ചെന്നൈയിലും ഹൈദരാബാദിലും രണ്ട് സ്റ്റാർട്ടപ്പുകൾ ഉണ്ട് അഗ്നികുലും സ്കൈറൂട്ടും ഈ സ്റ്റാർട്ടപ്പുകൾ ചെറിയ പേ ലോഡുകൾ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുന്ന വിക്ഷേപണ വാഹനങ്ങൾ വികസിപ്പിക്കുന്നു
ഇതിലൂടെ ബഹിരാകാശ വിക്ഷേപണത്തിന്റെ ചിലവ് വളരെ കുറവാകുമെന്ന് കണക്കാക്കപ്പെടുന്നു
അതുപോലെ ഹൈദരാബാദിൽ നിന്നുള്ള മറ്റൊരു സ്റ്റാർട്ടപ്പായ ധ്രുവ സ്പേസ് സാറ്റലൈറ്റ് ഡിപ്ലോയർ സാറ്റലൈറ്റുകൾ എന്നിവയ്ക്കായുള്ള ഹൈടെക്നോളജി സോളാർ പാനലുകൾ നിർമ്മിക്കുന്നു
ബഹിരാകാശ പാഴ്വസ്തുക്കൾ മാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന മറ്റൊരു ബഹിരാകാശ സ്റ്റാർട്ടപ്പായ ദിഗന്തരയിലെ തൻവീർ അഹമ്മദിനെയും ഞാൻ കണ്ടു
ഞാൻ അവർക്ക് ഒരു ചലഞ്ച് നൽകിയിട്ടുണ്ട്
അവർ സ്പേസിലെ പാഴ്വസ്തുക്കൾക്ക് പരിഹാരം കാണുന്നതരം സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കണം എന്ന്
ദിഗന്തരയും ധ്രുവ സ്പേസും ജൂൺ 30 ന് ഐ
ഒയുടെ വിക്ഷേപണ വാഹനത്തിൽനിന്ന് ആദ്യ വിക്ഷേപണം നടത്താൻ പോകുന്നു
അതുപോലെ ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ബഹിരാകാശ സ്റ്റാർട്ടപ്പായ ആസ്ട്രോമിന്റെ സ്ഥാപകയായ നേഹയും അതിശയകരമായ ഒരു ആശയം വികസിപ്പിക്കുന്നു
ഈ സ്റ്റാർട്ടപ്പുകൾ ഒരുതരം ഫ്ളാറ്റ് ആന്റിനകൾ നിർമ്മിക്കുന്നു
അത് ചെറുതായിരിക്കുമെന്ന് മാത്രമല്ല അവയുടെ ചിലവും വളരെ കുറവായിരിക്കും
ഈ സാങ്കേതികവിദ്യക്ക് ലോകമെമ്പാടും ആവശ്യക്കാരുണ്ടാകാം
സുഹൃത്തുക്കളേ ഇൻസ്പേസിന്റെ പരിപാടിയിൽ മെഹ്സാനയിലെ സ്കൂൾ വിദ്യാർത്ഥിനി തൻവി പട്ടേലിനെയും ഞാൻ കണ്ടുമുട്ടി
അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ ബഹിരാകാശത്ത് വിക്ഷേപിക്കാൻ പോകുന്ന വളരെ ചെറിയ ഉപഗ്രഹത്തിന്റെ പണിപ്പുരയിലാണ് അവൾ
ഗുജറാത്തി ഭാഷയിൽ വളരെ ലളിതമായി തൻവി തന്റെ ജോലിയെക്കുറിച്ച് എന്നോട് പറഞ്ഞു
അമൃത മഹോത്സവത്തിൽ തൻവിയെപ്പോലെ രാജ്യത്തെ എഴുന്നൂറ്റി അമ്പതിലധികം വരുന്ന സ്കൂൾ വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള 75 ഉപഗ്രഹ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു
ഈ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും രാജ്യത്തെ ചെറുപട്ടണങ്ങളിൽ നിന്നുള്ളവരാണ് എന്നതും സന്തോഷകരമായ കാര്യമാണ്
സുഹൃത്തുക്കളേ നമ്മുടെ യുവാക്കൾക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പു വരെ ബഹിരാകാശ മേഖലയുടെ ചിത്രം ഒരു രഹസ്യദൌത്യം പോലെയായിരുന്നു
പക്ഷേ രാജ്യം ബഹിരാകാശ രംഗത്ത് പരിഷ്ക്കാരങ്ങൾ നടപ്പാക്കി
അതേ യുവാക്കൾ ഇപ്പോൾ അവരുടെ പങ്കാളിത്തമുള്ള ഉപഗ്രഹ വിക്ഷേപണത്തിന് തയ്യാറെടുക്കുന്നു
നമ്മുടെ രാജ്യത്തെ യുവാക്കൾ ആകാശം തൊടാൻ തയ്യാറായിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ രാജ്യം പിന്നാക്കം പോകും
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ മൻ കി ബാത്തിൽ ഇനി നിങ്ങളുടെ മനസ്സ് നിറയ്ക്കുന്നതും നിങ്ങളെ പ്രചോദിപ്പിക്കുന്നതുമായ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം
അടുത്തിടെ നമ്മുടെ ഒളിമ്പിക് സ്വർണ്ണമെഡൽ ജേതാവ് നീരജ് ചോപ്ര വീണ്ടും പ്രധാനവാർത്തകളിൽ ഇടം നേടിയിരുന്നു
ഒളിമ്പിക്സിന് ശേഷവും ഒന്നിന് പിറകെ ഒന്നായി പുതിയ റെക്കോർഡുകൾ കുറിക്കുകയാണ് അദ്ദേഹം
ഫിൻലൻഡിൽ നടന്ന പാവോനൂർമി ഗെയിംസിൽ നീരജ് വെള്ളി നേടിയിരുന്നു
ഇത് മാത്രമല്ല അദ്ദേഹത്തിന്റെ തന്നെ ജാവലിൻത്രോയുടെ റെക്കോർഡും അദ്ദേഹം തകർത്തു
കുവോർടേൻ ഗെയിംസിൽ ഒരിക്കൽകൂടി സ്വർണം നേടി നീരജ് വീണ്ടും രാജ്യത്തിന് അഭിമാനമായി
അവിടെ കാലാവസ്ഥ വളരെ മോശമായ സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ സ്വർണം നേടിയത്
ഈ ധൈര്യമാണ് ഇന്നത്തെ യുവത്വത്തിന്റെ ഐഡന്റിറ്റി
സ്റ്റാർട്ടപ്പുകൾ മുതൽ കായികലോകം വരെ ഇന്ത്യയിലെ യുവാക്കൾ പുതിയ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുന്നു
അടുത്തിടെ നടന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലും നമ്മുടെ താരങ്ങൾ നിരവധി റെക്കോർഡുകൾ സൃഷ്ടിച്ചു
ഈ ഗെയിമുകളിൽ ആകെ 12 റെക്കോർഡുകൾ തകർത്തുവെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമാവും
അത് മാത്രമല്ല ഇതിൽ 11 റെക്കോർഡുകൾ വനിതാ കളിക്കാരുടെ പേരിലാണ്
മണിപ്പൂരിന്റെ എം
മാർട്ടിന ദേവി ഭാരോദ്വഹനത്തിൽ എട്ട് റെക്കോർഡുകൾ സൃഷ്ടിച്ചു
അതുപോലെ സഞ്ജന സൊനാക്ഷി ഭാവന എന്നിവരും വ്യത്യസ്ത റെക്കോർഡുകൾ സൃഷ്ടിച്ചു
വരുംകാലത്ത് അന്താരാഷ്ട്ര കായികരംഗത്ത് ഇന്ത്യയുടെ പ്രശസ്തി എത്രത്തോളം ഉയരുമെന്ന് ഈ താരങ്ങൾ തങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ തെളിയിക്കുന്നു
ഈ കളിക്കാരെയെല്ലാം ഞാൻ അഭിനന്ദിക്കുകയും നല്ലൊരു ഭാവിക്കായി അവർക്ക് എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്യുന്നു
സുഹൃത്തുക്കളേ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്
ഇത്തവണയും നിരവധി പ്രതിഭകൾ ഉയർന്നു വന്നിട്ടുണ്ട് അവർ വളരെ സാധാരണ കുടുംബങ്ങളിൽ നിന്നാണ്
ഈ കളിക്കാർ അവരുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വിജയത്തിന്റെ ഈ ഘട്ടത്തിൽ എത്തിയത്
അവരുടെ വിജയത്തിൽ അവരുടെ കുടുംബങ്ങൾക്കും അവരുടെ മാതാപിതാക്കൾക്കും വലിയ പങ്കുണ്ട്
70 കിലോമീറ്റർ സൈക്ലിങ്ങിൽ സ്വർണം നേടിയ ശ്രീനഗർ സ്വദേശി ആദിൽ അൽത്താഫിന്റെ അച്ഛന് തയ്യൽ ജോലിയാണ്
പക്ഷേ മകന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അദ്ദേഹം ഒട്ടും മടിച്ചില്ല
ഇന്ന് ആദിൽ അവന്റെ അച്ഛന്റെ മാത്രമല്ല മുഴുവൻ ജമ്മുകാശ്മിരിന്റെയും അഭിമാനമായി മാറിയിരിക്കുന്നു
ഭാരോദ്വഹനത്തിൽ സ്വർണ ജേതാവ് ചെന്നൈ സ്വദേശി എൽ
ധനുഷിന്റെ അച്ഛനും ഒരു സാധാരണ മരപ്പണിക്കാരനാണ്
സാംഗ്ലിയുടെ പുത്രി കജോൾ സർഗാറിന്റെ പിതാവ് ചായക്കട നടത്തുന്നു
അവളും അച്ഛനെ കടയിൽ സഹായിക്കുന്നു കൂടെ ഭാരോദ്വഹന പരിശീലനവും നടത്തുന്നു
അവളുടെയും കുടുംബത്തിന്റെയും ഈ കഠിനാധ്വാനത്തിന് ഫലമുണ്ടായി
ഭാരോദ്വഹനത്തിൽ കജോൾ ഒരുപാട് അംഗീകാരങ്ങൾ നേടിയിരിക്കുന്നു
ഇതേപോലെ തന്നെയാണ് റോഹ്തക്കിലെ തനുവും
തനുവിന്റെ അച്ഛൻ രാജ്ബീർസിംഗ് റോഹ്തക്കിലെ ഒരു സ്കൂൾബസ് ഡ്രൈവറാണ്
തനുവും ഗുസ്തിയിൽ സ്വർണമെഡൽ നേടി തന്റെയും കുടുംബത്തിന്റെയും അച്ഛന്റെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചു
സുഹൃത്തുക്കളെ കായികലോകത്ത് ഇപ്പോൾ ഇന്ത്യൻ കളിക്കാരുടെ ആധിപത്യം വർധിച്ചു വരികയാണ്
അതോടൊപ്പം ഇന്ത്യൻ കളികൾക്കും പ്രാധാന്യം കൂടിവരുന്നു
ഇത്തവണ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഒളിമ്പിക്സ് ഇനങ്ങൾ കൂടാതെ അഞ്ചു തദ്ദേശീയ കായിക ഇനങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു
ഈ അഞ്ച് കായിക ഇനങ്ങളാണ് ഗതക താങ്താ യോഗാസനം കളരിപ്പയറ്റ് മല്ലഖമ്പ് തുടങ്ങിയവ
സുഹൃത്തുക്കളെ ഒരു അന്താരാഷ്ട്ര ടൂർണമെന്റ് ഇന്ത്യയിൽ നടക്കാൻ പോകുന്നു
ഇത് നൂറ്റാണ്ടുകൾക്കു മുമ്പ് നമ്മുടെ സ്വന്തം നാട്ടിൽ അതായത് ഇന്ത്യയിൽ തന്നെ പിറന്ന കളിയാണ്
അതായത് ജൂലൈ 28 മുതൽ ആരംഭിക്കുന്ന ചെസ് ഒളിമ്പ്യാഡ്
180ലധികം രാജ്യങ്ങളാണ് ഇത്തവണ ചെസ് ഒളിമ്പ്യാഡിൽ പങ്കെടുക്കുന്നത്
ഇന്നത്തെ നമ്മുടെ കായികരംഗത്തെയും കായികക്ഷമതയെയും സംബന്ധിച്ച ചർച്ചകൾ മറ്റൊരു പേര് കൂടി പറയാതെ പൂർത്തിയാകില്ല അതാണ് തെലങ്കാനയുടെ പർവതാരോഹക പൂർണ മാലാവത്
അവർ സെവൻ സമ്മിറ്റ് ചാലഞ്ച് പൂർത്തിയാക്കി
ഇതിലൂടെ രാജ്യത്തിന് വിജയത്തിന്റെ മറ്റൊരു നേട്ടംകൂടി ഉണ്ടായി
സെവൻ സമ്മിറ്റ് ചലഞ്ച് എന്നുവെച്ചാൽ ഏറ്റവും ദുഷ്കരമായതും ഉയരമുള്ളതുമായ ഏഴ് മലകൾ കയറുക എന്ന വെല്ലുവിളി
വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൌണ്ട്ഡെനാലി യുടെ കയറ്റം പൂർത്തിയാക്കി പൂർണ രാജ്യത്തിന് അഭിമാനമായി
പതിമൂന്നാമത്തെ വയസ്സിൽ എവറസ്റ്റ് കൊടുമുടി കീഴടക്കുക എന്ന അദ്ഭുതം കാണിച്ച അതേപെൺകുട്ടി തന്നെയാണ് പൂർണ
സുഹൃത്തുക്കളെ കായികരംഗത്തെ കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്
അതിനാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രതിഭാശാലികളായ ക്രിക്കറ്റ് താരങ്ങളിലൊരാളായ മിതാലിരാജിനെ കുറിച്ച് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു
ഈ മാസം അവർ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു
അത് നിരവധി കായിക പ്രേമികളെ വികാരഭരിതരാക്കി
മിതാലി ഒരു അസാധാരണ കളിക്കാരി മാത്രമല്ല നിരവധി കളിക്കാർക്ക് പ്രചോദനം കൂടിയാണ്
ഞാൻ മിതാലിക്ക് അവരുടെ ഭാവിജീവിതത്തിന് എല്ലാ ആശംസകളും നേരുന്നു
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ മൻകിബാത്തിൽ വാസ്റ്റെ ടോ വെൽത്ത് മായി ബന്ധപ്പെട്ട വിജയകരമായ ശ്രമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുവരുന്നു
മിസോറാമിന്റെ തലസ്ഥാനമായ ഐസ്വാൾ ഇതിന് ഒരു ഉദാഹരണമാണ്
ഐസ്വാളിൽ മനോഹരമായ ഒരു നദിയുണ്ട് ചിറ്റെലൂയി അത് വർഷങ്ങളായുള്ള അവഗണന കാരണം അഴുക്ക് നിറഞ്ഞ് മാലിന്യക്കൂമ്പാരമായി മാറി
കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ നദിയെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്
ഇതിനായി പ്രാദേശിക ഏജൻസികളും സന്നദ്ധസംഘടനകളും നാട്ടുകാരും ചേർന്ന് സേവ് ചിറ്റെലൂയിസ് ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചിരുന്നു
പുഴ ശുചീകരിക്കാനുള്ള ഈ പ്രചരണ പരിപാടി മാലിന്യത്തിൽ നിന്ന് സമ്പത്തുണ്ടാക്കാനുള്ള അവസരവും ഉണ്ടാക്കിയിട്ടുണ്ട്
വാസ്തവത്തിൽ ഈ നദിയും തീരവും വൻതോതിൽ പ്ലാസ്റ്റിക് പോളിത്തീൻ മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു
നദിയെ സംരക്ഷിക്കാൻ പ്രവർത്തിക്കുന്ന സംഘടന ഈ പോളിത്തീനിൽ നിന്ന് റോഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചു
അതായത് നദിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മാലിന്യങ്ങൾ ഉപയോഗിച്ച് മിസോറാമിലെ ഒരു ഗ്രാമത്തിൽ സംസ്ഥാനത്തെ ആദ്യത്തെ പ്ലാസ്റ്റിക് റോഡ് നിർമ്മിച്ചു
അതായത് ശുചിത്വവും വികസനവും രണ്ടും ഒരുമിച്ച്
സുഹൃത്തുക്കളെ പുതുച്ചേരിയിലെ യുവാക്കളും അവരുടെ സന്നദ്ധസംഘടനകൾ മുഖേന ഇത്തരത്തിലുള്ള ഒരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട്
കടലിന്റെ തീരത്താണ് പുതുച്ചേരി സ്ഥിതിചെയ്യുന്നത്
അവിടെ കടൽത്തീരങ്ങളും കടലിന്റെ സൌന്ദര്യവും കാണാൻ ധാരാളം ആളുകൾ എത്തുന്നു
പക്ഷേ പുതുച്ചേരിയുടെ കടൽത്തീരത്തും പ്ലാസ്റ്റിക് മൂലമുണ്ടാകുന്ന മലിനീകരണം വർധിച്ചു വരികയാണ്
അതിനാൽ കടലും കടൽത്തീരവും പരിസ്ഥിതിയും സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇവിടെയുള്ള ആളുകൾ റീസൈക്ലിങ് ഫോർ ലൈഫ് പ്രചാരണ പ്രവർത്തനം ആരംഭിച്ചു
ഇന്ന് പുതുച്ചേരിയിലെ കാരയ്ക്കലിൽ ആയിരക്കണക്കിന് കിലോ മാലിന്യമാണ് ഓരോ ദിവസവും ശേഖരിച്ച് വേർതിരിക്കുന്നത്
അതിലുള്ള ജൈവമാലിന്യം കമ്പോസ്റ്റാക്കി ബാക്കിയുള്ളവ വേർതിരിച്ച് പുനരുപയോഗം ചെയ്യുന്നു
ഇത്തരം ശ്രമങ്ങൾ പ്രചോദനം മാത്രമല്ല ഒറ്റ തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കിന് എതിരെയുള്ള ഇന്ത്യയുടെ പ്രചാരണത്തിന് ആക്കം കൂട്ടുകയും ചെയ്യുന്നു
സുഹൃത്തുക്കളേ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയത്ത് ഹിമാചൽപ്രദേശിൽ ഒരു അതുല്യമായ സൈക്ലിംഗ് റാലിയും നടക്കുന്നു
ഇതിനെ കുറിച്ചും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു
ശുചിത്വസന്ദേശവുമായി ഒരുകൂട്ടം സൈക്കിൾ യാത്രക്കാർ ഷിംലയിൽ നിന്ന് മണ്ഡിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്
ഈ ആളുകൾ സൈക്കിൾ ചവിട്ടി 250 കിലോമീറ്റർ ദൂരം യാത്ര പൂർത്തിയാക്കും
കുട്ടികളും പ്രായമായവരും ഇക്കൂട്ടത്തിലുണ്ട്
നമ്മുടെ പരിസരം ശുദ്ധമാണെങ്കിൽ നമ്മുടെ മലകളും നദികളും സമുദ്രങ്ങളും ശുദ്ധമായി നിലനിൽക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യവും മെച്ചപ്പെടും
അത്തരം ശ്രമങ്ങളെക്കുറിച്ച് നിങ്ങൾ എനിക്ക് എഴുതിക്കൊണ്ടിരിക്കണം
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ നമ്മുടെ രാജ്യത്ത് മൺസൂൺ മഴ തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു
പല സംസ്ഥാനങ്ങളിലും മഴ കൂടിക്കൊണ്ടിരിക്കുകയാണ്
ജലം ജലസംരക്ഷണം എന്നിവയ്ക്കായി പ്രത്യേകം പരിശ്രമിക്കേണ്ട സമയമാണിത്
നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകളായി ഈ ഉത്തരവാദിത്തം സമൂഹം തന്നെയാണ് ഏറ്റെടുത്ത് ചെയ്യുന്നത്
നിങ്ങൾ ഓർക്കുന്നുണ്ടാവും മൻ കി ബാത്തിൽ ഒരിക്കൽ നമ്മൾ പടികളുള്ള കിണറുകളുടെ പാരമ്പര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു
പടികൾ ഇറങ്ങിയാൽ എത്തുന്ന വലിയ കിണറുകളെയാണ് പടിക്കിണറുകളെന്ന് വിളിക്കുന്നത്
ഇതുപോലെ നൂറുകണക്കിന് വർഷം പഴക്കമുള്ള ഒരു കിണർ രാജസ്ഥാനിലെ ഉദയ്പൂരിൽ ഉണ്ട് സുൽത്താൻ കി ബാവടി
റാവു സുൽത്താൻസിംഗ് ആണ് ഇത് നിർമ്മിച്ചത്
എന്നാൽ അവഗണന കാരണം ക്രമേണ ഈ സ്ഥലം കാടുകയറുകയും കിണർ മാലിന്യക്കൂമ്പാരമായി മാറുകയും ചെയ്തു
ഒരുദിവസം ഇതിലൂടെ പോയപ്പോൾ ചില ചെറുപ്പക്കാർ ഈ പടിക്കിണറിലെത്തി അതിന്റെ അവസ്ഥകണ്ട് വളരെ സങ്കടപ്പെട്ടു
ആ നിമിഷം തന്നെ സുൽത്താന്റെ പടിക്കിണറിന്റെ ദൃശ്യവും ഭാഗ്യവും മാറ്റാൻ ഈ യുവാക്കൾ തീരുമാനിച്ചു
അവർ ഈ ദൌത്യത്തിന് പേരുമിട്ടു സുൽത്താൻ സെ സുർതാൻ
ഈ കിണറിന് സംഗീതവുമായി എന്താണ് ബന്ധമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും
വാസ്തവത്തിൽ ഈ യുവാക്കൾ അവരുടെ പ്രയത്നത്താൽ പടിക്കിണറിനെ പുനരുജ്ജീവിപ്പിക്കുക മാത്രമല്ല സംഗീതത്തിന്റെ സ്വരവും താളവുമായി അതിനെ ബന്ധിപ്പിക്കുകയും ചെയ്തു
സുൽത്താന്റെ പടിക്കിണർ വൃത്തിയാക്കി അലങ്കരിച്ചശേഷം അവിടെ ഇപ്പോൾ സംഗീതപരിപാടികൾ നടക്കാറുണ്ട്
ഈ മാറ്റത്തെക്കുറിച്ച് നടന്ന ചർച്ചകൾ കേട്ട് വിദേശത്ത് നിന്നുവരെ നിരവധി ആളുകൾ ഇത് കാണാൻ എത്തിത്തുടങ്ങി
ഈ വിജയകരമായ ദൌത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്യാമ്പയിൻ ആരംഭിച്ച യുവാക്കൾ ചാർട്ടേഡ് അക്കൌണ്ടന്റുമാരാണ് എന്നതാണ്
യാദൃശ്ചികമെന്നു പറയട്ടെ ഇനി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ജൂലൈ ഒന്ന് ചാർട്ടേഡ് അക്കൌണ്ടന്റ് ദിനമാണ്
രാജ്യത്തെ എല്ലാ ചാർട്ടേഡ് അക്കൌണ്ടന്റ്മാരെയും ഞാൻ മുൻകൂട്ടി അഭിനന്ദിക്കുന്നു
നമ്മുടെ ജലാശയങ്ങളെ സംഗീതവുമായും മറ്റ് സാംസ്കാരിക പരിപാടികളുമായും ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് സമാനമായ അവബോധം സൃഷ്ടിക്കാൻ കഴിയും
ജലസംരക്ഷണം യഥാർത്ഥത്തിൽ ജീവസംരക്ഷണമാണ്
ഇന്നിപ്പോൾ എത്രയെത്ര നദീമഹോത്സവങ്ങൾ ആണ് ആഘോഷിക്കാൻ തുടങ്ങിയതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും
നിങ്ങളുടെ നഗരങ്ങളിൽ ഏത് ജലസ്രോതസ്സുകളുണ്ടെങ്കിലും നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരിപാടികൾ സംഘടിപ്പിക്കണം
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ നമ്മുടെ ഉപനിഷത്തുകളിൽ ഒരു ജീവിതമന്ത്രമുണ്ട് ചരൈവേതിചരൈവേതിചരൈവേതി ഈ മന്ത്രം നിങ്ങളും കേട്ടിട്ടുണ്ടാകണം
ഇതിന്റെ അർത്ഥം മുന്നേറികൊണ്ടിരിക്കുക മുന്നേറികൊണ്ടിരിക്കുക എന്നതാണ്
ഈ മന്ത്രം നമ്മുടെ നാട്ടുകാർക്ക് വളരെ പ്രിയപ്പെട്ടതാണ്
കാരണം ചലനാത്മകമായിരിക്കുക എന്നത് നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ്
ഒരു രാഷ്ട്രമെന്ന നിലയിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിൽക്കുന്ന വികസനത്തിന്റെ യാത്രയിലൂടെയാണ് നാം ഇത്രയും ദൂരം എത്തിയിരിക്കുന്നത്
ഒരു സമൂഹമെന്ന നിലയിൽ പുതിയ ആശയങ്ങളും പുതിയ മാറ്റങ്ങളും സ്വീകരിച്ചുകൊണ്ട് നാം എപ്പോഴും മുന്നോട്ട് പോകുന്നു
നമ്മുടെ സാംസ്കാരിക ചലനങ്ങളും യാത്രകളും ഇതിന് പിന്നിൽ ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ട്
അതുകൊണ്ടാണ് നമ്മുടെ ഋഷിമാരും ഗുരുവര്യരും തീർത്ഥാടനം പോലുള്ള മതപരമായ ഉത്തരവാദിത്തങ്ങൾ നമ്മളെ ഏൽപ്പിച്ചത്
നാമെല്ലാവരും തന്നെ വ്യത്യസ്ത തീർത്ഥാടനങ്ങൾക്ക് പോകാറുണ്ട്
ചാർധാം തീർഥാടനയാത്രയിൽ ഇത്തവണ ഒരുപാട് ഭക്തജനങ്ങൾ പങ്കെടുത്തത് നിങ്ങൾ കണ്ടല്ലോ
നമ്മുടെ രാജ്യത്ത് കാലാകാലങ്ങളിൽ വ്യത്യസ്ത ദേവയാത്രകളും നടക്കുന്നു
ദേവയാത്രകൾ എന്നുവെച്ചാൽ അതിൽ ഭക്തർ മാത്രമല്ല നമ്മുടെ ദൈവങ്ങളും യാത്രചെയ്യുന്നു
ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ജൂലൈ ഒന്നു മുതൽ ഭഗവാൻ ജഗന്നാഥന്റെ പ്രസിദ്ധമായ യാത്ര ആരംഭിക്കാൻ പോകുന്നു
ഒറീസയിൽ പുരി തീർഥാടന യാത്രയെ കുറിച്ച് എല്ലാർക്കും അറിയാമല്ലോ
എല്ലാവരും ഈ അവസരത്തിൽ പുരിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നു
മറ്റ് സംസ്ഥാനങ്ങളിലും ജഗന്നാഥയാത്ര ഗംഭീരമായി നടത്തപ്പെടുന്നു
ആഷാഢമാസത്തിലെ രണ്ടാം ദിവസമാണ് ഭഗവാൻ ജഗന്നാഥയാത്ര ആരംഭിക്കുന്നത്
ആഷാഢസ്യദ്വിതീയദിവസേ രഥയാത്ര എന്ന് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ സംസ്കൃത ശ്ലോകങ്ങളിൽ വിവരിച്ചതായി കാണുന്നു
ഗുജറാത്തിലെ അഹമ്മദാബാദിലും എല്ലാവർഷവും ആഷാഢദ്വിതിയയിൽ ആണ് രഥയാത്ര നടത്തുന്നത്
ഞാൻ ഗുജറാത്തിൽ ആയിരുന്നുവെങ്കിൽ എല്ലാവർഷവും ഈ യാത്രയിൽ സേവനം അനുഷ്ഠിക്കുന്നതിനുള്ള ഭാഗ്യം എനിക്കും ലഭിക്കുമായിരുന്നു
ആഷാധിബീജ് എന്നറിയപ്പെടുന്ന ആഷാഢദ്വിതീയയിൽ തന്നെയാണ് കച്ചിൽ പുതുവർഷത്തിന്റെ തുടക്കം കുറിക്കുന്നത്
ഞാൻ എന്റെ എല്ലാ കച്ച് സഹോദരങ്ങൾക്കും ഈ അവസരത്തിൽ പുതുവത്സരാശംസകളും നേരുന്നു
എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ദിനത്തിനു മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ആഷാഢദ്വിതീയയ്ക്ക് ഒരുദിവസം മുമ്പ് അതായത് ആഷാഢം ഒന്നാം തീയതി ഞങ്ങൾ ഗുജറാത്തിൽ ഒരു സംസ്കൃതോത്സവം ആരംഭിച്ചു സംസ്കൃത ഭാഷയിൽ ഗാനങ്ങളും സംഗീതവും സാംസ്കാരിക പരിപാടികളും നടത്തി
ഈ പരിപാടിയുടെ പേര് ആഷാഢസ്യപ്രഥമദിവസേ എന്നാണ്
ഉത്സവത്തിന് ഈ പ്രത്യേക പേര് നൽകുന്നതിനു പിന്നിലും ഒരു കാരണമുണ്ട്
യഥാർത്ഥത്തിൽ മഹാനായ സംസ്കൃത കവി കാളിദാസൻ മേഘദൂതം എഴുതിയത് ആഷാഢമാസത്തിലെ മഴയുടെ വരവിലാണ്
മേഘദൂതത്തിൽ ഒരു ശ്ലോകമുണ്ട് ആഷാഢസ്യപ്രഥമദിവസേ മേഘം ആശ്ലിഷ്ടസാനും ഇതിനർത്ഥം ആഷാഢനാളിലെ ആദ്യദിവസം മേഘങ്ങളാൽ മൂടപ്പെട്ട പർവതശിഖരങ്ങൾ എന്നാണ് ഈ ശ്ലോകമാണ് ഈ പരിപാടിക്ക് ആധാരമായത്
സുഹൃത്തുക്കളേ അഹമ്മദാബാദായാലും പുരിയായാലും ഈ യാത്രയിലൂടെ ജഗന്നാഥൻ നമുക്ക് വളരെ അർത്ഥവത്തായ നിരവധി മാനവിക സന്ദേശങ്ങൾ നൽകുന്നു
ഭഗവാൻ ജഗന്നാഥൻ ലോകത്തിന്റെ അധിപനാണ്
എന്നാൽ പാവപ്പെട്ടവർക്കും അധഃസ്ഥിതർക്കും അദ്ദേഹത്തിന്റെ യാത്രയിൽ പ്രത്യേക പങ്കാളിത്തമുണ്ട്
ദൈവവും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളോടും വ്യക്തികളോടും ഒപ്പം നടക്കുന്നു
അതുപോലെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ യാത്രകളിലും ദരിദ്രനെന്നോ പണക്കാരനെന്നോ ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ വേർതിരിവില്ല
എല്ലാ വേർതിരിവുകൾക്കും അതീതമായി യാത്ര മാത്രം പരമപ്രധാനമാകുന്നു
മഹാരാഷ്ട്രയിലെ പന്തർപൂരിലെ യാത്രയെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും കേട്ടിരിക്കും
പന്തർപൂരിലെ യാത്രയിൽ ഒരാളും ചെറുതും വലുതുമല്ല
എല്ലാവരും വാർക്കരികൾ
ഭഗവാൻ വിട്ടലിന്റെ ദാസന്മാർ
ഇപ്പോൾ തന്നെ നാലു ദിവസത്തിന് ശേഷം അമർനാഥ് യാത്രയും ജൂൺ 30 മുതൽ ആരംഭിക്കും
അമർനാഥ് യാത്രയ്ക്കായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ ജമ്മുകശ്മീരിലെത്തുന്നു
ജമ്മുകശ്മീരിലെ പ്രദേശവാസികൾ ഈ യാത്രയുടെ ഉത്തരവാദിത്വം ഭക്തിയോടെ ഏറ്റെടുക്കുകയും തീർഥാടകരുമായി സഹകരിക്കുകയും ചെയ്യുന്നു
സുഹൃത്തുക്കളേ ശബരിമല യാത്രയ്ക്ക് ദക്ഷിണേന്ത്യയിലും ഇതുപോലെ പ്രാധാന്യമുണ്ട്
ശബരിമലയിലേക്കുള്ള പാത പൂർണമായും കാടുകളാൽ ചുറ്റപ്പെട്ട കാലത്തും മലമുകളിലെ അയ്യപ്പനെ ദർശിക്കാൻ ആളുകൾ പോയിരുന്നു
ഇന്നും യാത്ര തുടരുകയാണ്
ഇപ്പോഴും ഭക്തർ വ്രതമെടുത്ത് ഈ യാത്രക്ക് പോകുമ്പോൾ മതപരമായ ആചാരങ്ങൾ മുതൽ താമസ സൌകര്യങ്ങൾ ഒരുക്കുന്ന കാര്യം വരെ ആളുകൾ ചെയ്യുന്നു അതായത് ഈ യാത്രകൾ നമുക്ക് നേരിട്ട് പാവപ്പെട്ടവരെ സേവിക്കാൻ അവസരം നൽകുന്നു
പാവപ്പെട്ടവർക്കും ഇത് ഒരുപോലെ പ്രയോജനകരമാണ്
അതുകൊണ്ടാണ് രാജ്യവും ഇപ്പോൾ ഭക്തർക്ക് അവരുടെ ആത്മീയയാത്രകളിൽ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വളരെയധികം പരിശ്രമിക്കുന്നത്
നിങ്ങളും ഇത്തരമൊരു യാത്ര നടത്തുകയാണെങ്കിൽ ആത്മീയതയ്ക്കൊപ്പം ഏക ഭാരതം് ശ്രേഷ്ഠഭാരതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും നിങ്ങൾക്കുണ്ടാകും
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ എല്ലായ്പ്പോഴും എന്നപോലെ ഇത്തവണയും മൻ കി ബാത്തിലൂടെ നിങ്ങളെല്ലാവരുമായി സംവദിക്കാൻ സാധിച്ചത് വളരെ സന്തോഷകരമായ അനുഭവമായിരുന്നു
രാജ്യത്തിലെ ജനങ്ങളുടെ വിജയങ്ങളും നേട്ടങ്ങളും നമ്മൾ ചർച്ചചെയ്തു
ഇതിനിടയിലും കൊറോണയ്ക്കെതിരെയുള്ള മുൻകരുതലുകളും നമ്മൾ എടുക്കേണ്ടതുണ്ട്
എന്നിരുന്നാലും ഇന്ന് രാജ്യത്തിനാകെ വാക്സിനുകളുടെ സമഗ്രമായ ഒരു സംരക്ഷണകവചം ഉണ്ടെന്നത് സംതൃപ്തി നൽകുന്ന കാര്യമാണ്
നമ്മൾ 200 കോടി വാക്സിൻ ഡോസ് എന്ന ലക്ഷ്യത്തിന് അടുത്തെത്തിയിരിക്കുന്നു
രാജ്യത്ത് ദ്രുതഗതിയിലുള്ള മുൻകരുതൽ ഡോസും ഏർപ്പെടുത്തിയിട്ടുണ്ട്
നിങ്ങളുടെ രണ്ടാമത്തെ ഡോസിന് ശേഷം മുൻകരുതൽ ഡോസിന് സമയമായാൽ നിങ്ങൾ തീർച്ചയായും ഈ മൂന്നാമത്തെ ഡോസ് എടുക്കണം
നിങ്ങളുടെ കുടുംബാംഗങ്ങളെ പ്രത്യേകിച്ച് പ്രായമായവരെ ഒരു മുൻകരുതൽ ഡോസ് എടുപ്പിക്കുക
കൈകളുടെ ശുചിത്വം മാസ്ക് തുടങ്ങിയ അവശ്യമായ മുൻകരുതലുകളും നമ്മൾ സ്വീകരിക്കണം
മഴക്കാലത്ത് നമുക്ക് ചുറ്റുമുള്ള മാലിന്യങ്ങൾ മൂലമുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകേണ്ടതുണ്ട്
നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെയിരിക്കുക ആരോഗ്യത്തോടെ തുടരുക ഇതേ ഊർജ്ജവുമായി മുന്നേറുക
അടുത്തമാസം നമ്മൾ വീണ്ടും കാണും
അതുവരേയ്ക്കും വളരെ വളരെ നന്ദി
നമസ്കാരം